ഇതൊക്കെ ശരിക്കുള്ള ചെടിയാണോ അതോ അകത്തു വളർത്തുന്ന ചെടിയാണോ എന്ന് അറിഞ്ഞുകൂടാ.

എടാ ഇതില്ലേ ഇതൊരു വല്ല്യരു വീടാണ് വീടിൻ്റെ ഫ്രണ്ടില് മുൻവശത്ത് കൊറെ വാഹനങ്ങൾ ഒക്കെ ഒതുക്കി ഇട്ടിറ്റുണ്ട് വണ്ടികള്.

ഈ ആൾക്കാർക്ക് എന്തോ ഇൻറർവ്യൂ അതോ ക്യൂവോ എന്തോ ആണ് തോന്നുന്നു.

ദൂരത്തിലൊരു വലിയ മലനിര കാണാം അതിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂട.

ഇതില് ഒരു ഒരാള് മുടി വെട്ടാൻ ഇരിക്കുന്ന ഒരു ഫ് പടമാണ്.

മുടി വെട്ടിട്ട് ബാക്കിന്ന് മുടി വെട്ടുന്ന ആൾ എടുത്ത ഫോട്ടോ ആണിത്.

ഇത് തിരുവനന്തപുരം സിറ്റിയുടെ എന്തോ ഒരു ഒഫീഷ്യൽ ഒ ഉ ഓഫീസ് എന്തോ ഒരു ബിൽഡിംഗ് ആണ്.

എന്തോ ഒരു ഗവൺമെൻറ് സ്ഥാപനമായിട്ടാണ് തോന്നുന്നത് കണ്ടിട്ട്.

ഇവരേന്ത് ചെയ്യ്ന്നിൽക്ക പിടി കിട്ടുന്നില്ല പക്ഷേ ബാക്കി കൊറെ പേരൊക്കെ വീണ്ടും പണി ചെയ്തോണ്ടിരിക്കാ.

ഇത് ഇതൊരു പൂജാരി മുമ്പിലുണ്ട് പൂജാരി പൂജിക്കുന്നതാണെന്ന് തോന്നുന്നു.

ഇതിൽ അതിന്റെ സൈഡ് ഇരിക്കാനുള്ള സ്ഥലവും കാണാം ഇരുന്നൊക്കെ ആസ്വദിക്കാൻ പറ്റും വൈകുന്നേരം.

ഏ ഇത് എന്ത് പുഴയാണ് അറിയുന്നില്ല എന്തൊരു പുഴയാണെന്ന് എനിക്കറിഞ്ഞൂട പക്ഷേ നല്ല പുഴയാണ് നല്ല വെള്ളവാണെന്ന് തോന്നണു പിള്ള പിള്ളേകളൊക്കെ ഇറങ്ങി കളിക്കണെ കാണാം.

ഫാനൊക്കെ കാണാം പിന്നെ ക്യാമറ ഉണ്ട് നമ്മുടെ നിരീക്ഷിക്കാൻ വേണ്ടി.

ഇത് പാളയത്തുള്ള യൂസ്ഡ് ബുക്കിന്റെ ങ് സ്റ്റാ സ്റ്റാളാണ് .

ആ പട്ടണം എന്താണ് ഏതാണ് എനിക്ക് അറി അറിയില്ല ഒരു ബോട്ടിന്നുള്ള പടമാണിത്.

ഈ പടത്തിലെ കാണുന്നത് നല്ല കസവ് സാരിയാണ് പല നിറത്തിലുണ്ട് ഇത്.

ഇതൊരു പോലീസ് സ്റ്റേഷനാണ് ഇവിടെ പോലീസുകളൊക്കെ മറ്റും ഉണ്ട്.

ഒരു മൂന്ന് വണ്ടിയുണ്ട് എഹ് ഒരണ്ണം സ്വിഫ് രണ്ട് ഒരെണ്ണം സിഫ്റ്റ് ആണ്.

പിന്നെ ബാക്കിൽ മാരുതിയുടെ ബലിനോ ആണ് ഇട്ടേക്കുന്നത് മൂന്ന് കാറും നിരത്തി ഇട്ടേക്ക--

ഈ സ്റ്റെപ്പ് കൊത്തി വെച്ചേക്കണ് പാറയെ തന്നെയാണ് നല്ല വൃത്തിക്ക് കൊത്തിവെച്ചിട്ടുണ്ട്.

ഇത് വന്നിട്ട് ഒരു ക്ലാസ് റൂമാണെന്ന് ആണെന്ന് തോനുന്നു ലൈബ്രറി പോലത്തെ.

ഇതൊരു വീടാണ് ഈ വീട് ഹോമിയോ ക്ലിനിക്കും ആണ് അതാണ് ഫ്രണ്ടിൽ ഹോമിയോ ക്ലിനിക് എന്ന് എഴുതി വെച്ചേക്കണത്.